ഇവിടെ നാലഞ്ച് ഉപകരണങ്ങൾ ഇരിപ്പുണ്ട് ഒരു കബോർഡും കാണാം.

ഒരു പുരുഷൻ അതിൽ തൂണിലോട്ട് ചാരി നിൽക്കയാണ്.

ഇതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ രണ്ട് എ_സി ഉം കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ചിത്രം വളരെ പുലർച്ചെ എടുത്തൊരു ചിത്രമാണ്.

ഒരു തറയിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഇരിക്കുന്നതും ഉണ്ട്.

ഇത് ഒരു അസംബ്ലി ഹാളിൽ നടക്കുന്നൊരു പ്രോഗ്രാം ആണ്.